ആ ഒരു പിന്നെ ഹാർമോണിയത്തില്

അഹ് ആ ഒരു സമയത്ത് ഏർ ഞാൻ രണ്ടുമൂന്ന് ദിവസം ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു വളരെ ചെറുപ്പത്തിലാണ് ആറ് വയസ്സുള്ള സമയത്ത് പുള്ളിക്കാരി നല്ലവണ്ണം വൈറ്റായിരുന്നു അപ്പൊ പുള്ളിക്കാരി എൻ്റെ കൈയ്യിൽന്നു കുറച്ച് വായിച്ചിണ്ടായിരുന്നു പിന്നെ അത് അങ്ങനങ്ങു പോയി പിന്നെ ഏർ ഞാൻ ഗിറ്റാർ വായിക്കും അത്യാവശ്യം വായിക്കും പാട്ട് അതികം

സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രേ ഞാൻ പാടു, പക്ഷെ വേറെ ഉള്ളവർക്ക് ഞാൻ പാടുന്നത് കേട്ടാൽ സന്തോഷം വരില്ലാന്നു എനിക്ക് ഉറപ്പുള്ളത് കൊണ്ട് ഞാൻ പാടാറില്ല.

ഡാൻസ് അധികം താല്പര്യമില്ലാത്തൊരു മേഖലയാണ് കാരണം ഞാന് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വായിക്കും യക്ഷിയുടെ കഥകൾ വായിക്കും അങ്ങനെ അഹ് അഹ് അപർണ്ണെട ഫ്രണ്ട്സോക്കെയോ ഏർ എങ്ങനെ യാ? എന്താ പറയാ എന്താവശ്യം വന്നാലും നമുക്കൊരു ഏർ ആവിശ്യത്തിന് ചോദിക്കാൻ ആൾക്കാരുണ്ട് എന്നൊരു വിശ്വാസം ആദ്യമായിട്ടാ അന്ന് പാടിയെ അല്ലേ?

അഹ് അപർണ്ണെട വീട്ടുകാരൊക്കെ പാടുവോ? അങ്ങനെ test ചെയ്തിട്ടില്ല പക്ഷെ പാടും എന്താണെന്ന് വച്ചാൽ അതിലും കൂടുതൽ കായികപരമായിട്ട് അഹ് ഓഹ് അത് നല്ലതാ. ഏർ ഞാന് ഈ വിസെടെ സമയത്ത് ആ ഒരു സമയത്ത് കാണുന്നത് മാത്രമേ ഉള്ളു. എനിക്ക് ഏർ ഈ ഏർ പന്ത് കളിയോട് ഏർ എല്ലാ സമയവും പന്ത് കളിയെന്നും മലയാളികളുടെ ആവേശമാണ് കളികൾ ഉണ്ട് പക്ഷേ നമ്മൾക്ക് ആർക്കും അതിനോട് പരിചയമില്ല എന്നുള്ളത് അങ്ങനെ ഓരോ ഇത് ഉണ്ട് നമ്മളാരും അറിയുന്നില്ല നമുക്ക് ആർക്കും ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയുമില്ല അത്രയേറെ ആഹ് പന്ത് കളിയോട് ഇഷ്ടമുള്ളവരും ഇപ്പോഴും അത് എല്ലാ കളികളും കാണുന്നുണ്ട് അതെ അത് ശരിയാണ് ഇന്നലെ ഞാൻ ആഹ് വാർത്തയിൽ കണ്ടിട്ടുണ്ടായിരുന്നു ആഹ് മെസ്സി തൻ്റെ ആഹ് സഹ കളിക്കാർക്ക് ഏറ്റവും നല്ല ആഹ് ഒരു എന്താ പറയുക ഒരു ഗിഫ്റ്റ് തന്നെ ഒര ആഹ് എന്താ സമ്മാനം തന്നെ കൊടുക്കുന്നത് ഞാൻ കേട്ടിരുന്നു ആഹ് ഒരു ആഹ് ഫോണ് കൊടുക്കുകയാണ് അതും സ്വർണ്ണത്തിൽ ആഹ് സ്വർണ്ണത്തിൽ പൊതിഞ്ഞത് സ്വർണത്തിന്റെയോ അങ്ങനെ എന്തോ ആണ് ഐഫോൺ ഐഫോൺ ആണ് കൊടുക്കുന്നത് എന്ന് കേട്ടു. ഐഫോൺ സ്വർണ്ണത്തിൽ ഇതാക്കിയതാവാം ആയിരിക്കാം ഈ പത്ത് ഏർ സഹ കളിക്കാർക്ക് ഏർ എല്ലാം കൂട ആഹ് ഒന്നൊന്നര കോടി രൂപയുടെ ഫോൺ ആണ് കൊടുക്കുന്നത് അപ്പോൾ മെസ്സിക്ക് അത്രയു ആഹ് വേണ്ടപ്പെട്ട കളിക്കാരും അല്ലേ

അന്നേരം മെസ്സിക്ക് അതിലും കൂടുതൽ നമ്മളെക്കാൾ കൂടുതൽ ആയിരിക്കും അവരെ കൂട അതൊരു സന്തോഷം തന്നെ

ഇപ്പോ പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങള് വിനോദങ്ങളെ പറയാൻ വിനോദങ്ങളെ കുറിച്ച് പറയാൻ തുടങ്ങിയാൽ നമുക്കിന്ന് തീരില്ല

അവസാനിപ്പിക്കുന്ന അത okay എന്നാൽ അപർണ ഏർ ശരി ഞാൻ പോവുകയാണ് എന്നാൽ ശരി ഒക്കെ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

വാതകവുമുപയോഗിച്ച് ജീവിക്കുന്ന bacteria കളും കുയൽ പുയുകളും അടങ്ങിയ വൈവിദ്ധ്യമുള്ള ഒരു ജീവലോകമുണ്ടെന്ന് അടുത്തകാലത്ത് കണ്ടെത്താനായിട്ടുണ്ട്.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

thank you